യാ ഷാഫിയാണ് ഇതാരാണ് മനസ്സിലായില്ല.

ഇ ഞാൻ പേര് പറഞ്ഞാ ഇങ്ങക്കറിയോന്നറീല്ല ഞാൻ ബാല്യകാല സുഹൃത്തുക്കളാണ് നമ്മള്.

പാറസ്സ് നമ്മളെ മേച്ചേരീത്തെ പാറസ്സ്.

ഓർമ്മണ്ട് അന്നെക്കെ മറക്കാൻ പറ്റോ പാറസ്സേ. ആ ആ ആയ്ക്കോട്ടെ ആയ്ക്കോട്ടെ മറന്നിട്ടില്ല ഉം പിന്നേയ് സംഗതിപ്പോ. പാറസ്സേ ഇയ്യിപ്പൊ സൗദി തന്നല്ലെ നാട്ടിക്ക് പോയ്ക്കുണോ. ആ ഞാൻ സൗദി തന്നേണ് സൗദി തന്നേണ് സൗദി തന്നേണ് അവിടെ ര അവിടെ അഞ്ച് വർഷായിട്ട് വർക്കീതോണ്ടിരിക്കാണ് ഉം.

ഇങ്ങളിങ്ക്ളന്റിലന്നല്ലെപ്പൊ ഡോക്ടറ്.

ആ ആ ഓക്കേ ഓക്കേ ഓക്കേ ആ ഓക്കേ ഓക്കേ ഇങ്ങളാ പത്രത്തിലെങ്ങാണ്ടോ കണ്ടീന്നു ഇങ്ങളൊരു മെഡിക്കൽ ടിപ്പ്ന്നൊക്കെ പറഞ്ഞിട്ടെ ഏ.

ആ ആ കണ്ടിരുന്നു കണ്ടിരുന്നു അപ്പൊ ഇങ്ങളെ വല്ല്യ ഫാനും കൂടിയാണ് .

ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ താങ്ക് യൂ.

ആ സൗദീലേ ഇപ്പോ ഏ ഇൻക്കിങ്ങനെ താൽക്കാലിക ജോലി മാത്രാണ് പിന്നീ കാ ഖത്തറ് വേൾഡ് കപ്പൊക്കെ വന്ന സമയത്തെ കൊറേ വോളന്റീർസിനെ ആവശ്യണ്ടായിരുന്നു ഇപ്പൊ ഞാനയ്ക്ക് വളണ്ടീറും കൂടിയായിട്ട് വർക്കീയാണ് പക്ഷെ മനേ നിക്കാൻ വജ്ജ മനേ കാരണം വർക്കീയാൻ വയ്യ അലാക്കിന്റെ ചൂടാണ്.

ഓ അറേബ്യയിലല്ലലേ മരുഭൂമി.

ഉം ഏ അവിടൊക്കെ എങ്ങനെ അവസ്ഥ ഭയങ്കര ചൂടെന്നല്ലെ ഭയങ്കര ചൂടാന്നേക്കാരം ഇപ്പെല്ലാ. ഇത് ഇംഗ്ലണ്ട് അല്ലെടാ ഇവിടെ നല്ല തണുപ്പാണ് തണുപ്പ്ന്നറഞ്ഞാ അലാക്കിന്റെ തണുപ്പാണ് ഞമ്മക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങൻത്തെ തണുപ്പാണിവടെ.

അവിടെ ഫുൾ തണുപ്പ് ഈ മഞ്ഞൊക്കെ വീഴ്ണവസ്ഥ അതൊക്കേണോ.

എന്താ ഒരു സ്ഥലത്ത് അലക്കിന്റെ ചൂട് മറ്റേ സ്ഥലത്ത് അലാക്കിന്റെ തണുപ്പ് ഓ ദൈവത്തിന്റെ ഓരോ വികൃതികൾ ഇന്നിട്ടെന്തൊക്കെ പിന്നെ ഞാൻ വുളിച്ചാന് വിളിച്ചത് ഞാനിപ്പൊ ഒരു കാര്യത്തിനാണ് ഇപ്പീ ചൂട് കൂരൊക്കെ വെര്നിണ്ട് ചൂടിന്റെ കൊറേ അസുഖങ്ങള് വെര്നിണ്ട്.

അപ്പൊ ഇങ്ങളെ ആ മെഡിക്കലായിട്ടിങ്ങളെ കൊറേ ഇതൊക്കെ ടിപ്പാളൊക്കെ കണ്ടിട്ടിണ്ടാന്നു.

ആ ചൂട് കുരു നല്ലോം വെന്നിണ്ട് ആകൊരലർജ്ജിയായിട്ട് ആ അലർജ്ജിയായിട്ട് ഏ ആ അപ്പേയ്. ചൂട് കുരു അത്ര പേടിക്കാനൊന്നുല്ല കാലാവസ്ഥോണ്ട് വെര്ണ കാര്യാണ്

ആ ആ ഓക്കേലെ ആ ഓക്കേ ഓക്കേ പിന്നെ പിന്നതിനെന്തേലും ക്രി കൊറേ സ്ഥലത്ത് കണ്ടു കൊറേ ക്രീം വാരി തേച്ചാ മതി അതൊക്കെ ശെരിയാകും എന്നിട്ട് ഞാൻ അഞ്ചാറ് ക്രീം വാങ്ങി വെച്ച്ക്ക്ണ്. ക്രീമ് ഏ അങ്ങനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല നമ്മള് നേരെ ചൂട് കൊള്ളാതെ കൊറച്ച് നേരം ഇരുന്നാ തന്നെ മാറും അയ്ന് ക്രീമൊക്കെ തേച്ചാ കൂടേയീയുള്ളു ചെലതൊക്കെ.

ഡ്യൂപ്ലിക്കേറ്റ് സാധങ്ങളൊക്കെയേയിരിക്കും ഞമ്മളങ്ങനത്തൊന്നും ഇത് തേക്കാതിരിക്ക്ണതാ നല്ലത് ചൂട് കുരുവൊക്കെ സീസണലാണ് അയ്ന് നമ്മളെ മരുന്നിന്റൊന്നും ആവശ്യല്ല സാധാ.

ആ എന്താല്ലേ ഇപ്പൊ കാലാവസ്ഥ ഇങ്ങനായിട്ട്ലേ ഏ ഉം സൗദീല് ആകെ എന്താ സൗദി മാത്രല്ല ഇവിടെ ഈ അറബ് കണ്ട്രീസിങ്ങനത്തന്നേണിപ്പോ മരുഭൂമിയല്ലെ നല്ല ചൂടാണ്.

ആ അവിടെ ഒപ്പള്ളോർക്കൊക്കിത് ഈ അസുഖണ്ടോ ചൂടിന്റെ.

ആ ഇണ്ട് ഒറപ്പല്ലേ ഇന്റെ പിന്നാലെ വർക്കീയ്ണ മറ്റേ ഇന്റെ നാട്ടിന്ന്ള്ള ഇന്റെ ഫ്രണ്ടില്ലേ ഏ സുശാ സുശാന്തിനറീലെ നമ്മടേ.

ആ സുശാന്തിനെ ചൂട് കൂടീട്ടാ തോന്നുണു വേറെന്തൊക്കെ അല്ലർജിയോ ഓൻക്ക് ആൾറെഡി ഈ ഒരു പ്രതിരോധശേഷി കൊറവാണല്ലോ പ്രശ്നങ്ങള് ഏതെങ്കിലും പനി അടുത്തുക്കുടി പോയാ ഓനത് പ് വിള് വിളിച്ച് വെരുത്തിക്കോളും.

ആ ഓനെയ് ഓൻക്കെന്തൊക്കെ അല്ലെർജിയാളൊക്കെ വന്ന് ഇപ്പൊ കാണാൻ തന്നൊരു ലുക്ക് പോയ്ക്കുണു ഓന്റെ.

പിന്നെ കാലാവസ്ഥ ഇങ്ങനെ ആയതോണ്ട് കൊറച്ചൊക്കെ സൂക്ഷിക്കാ. ആ ആ ആയിക്കോട്ടെ ആയ്ക്കോ പിന്നേ ആ കാലാവസ്ഥ കൊറച്ചീ നല്ല എന്താ എന്തെങ്കിലും കാലാവസ്ഥേന്. ഡ്രെസ്സിങ്ങൊന്നും നമ്മടെ കാലാവസ്ഥേനെ അധികം ബാധിക്ക്ണൊന്നൂല്ല നമ്മളെ കൊറച്ച് ചൂട് കൊള്ളാതെ ഇപ്പൊ ശരീരങ്ങനേണെങ്കി നമ്മള് ചൂട് കൊള്ളാതെ സൂക്ഷിക്കാ.

ആ വീ വെളുത്ത വസ്ത്രം ചൂടിനങ്ങട്ട് കൂടുതല് അബ്സോർബീയ്യ്ണേണ് അല്ലെങ്കി സ്വീകരിക്കിണിണ്ട്ന്നൊക്കെ പറീണ കേട്ടു അപ്പൊ ഈ ഈ ഒരു കാലാവസ്ഥയിൽ ഞാൻ വെളുത്ത വസ്ത്രാണോ ക കറുത്ത വസ്ത്രാണോ ധരിക്കണ്ടേ വെളുത്തായിരിക്കുംലെ. ആ വെളുത്തത് ധരിക്ക്ണേണ് നല്ലത് അറേബ്യയിലങ്ങനെയല്ലെ വേഷം. ആ ഓക്കേ ഓക്കേ ഞാനിന്നാവിടെ ഫുള്ള് ഇൻക്ക് ബ്ലാക്കാണല്ലോ പണ്ടന്നെ ഇഷ്ടാ അങ്ങനെ ഇട്ട് പോയിട്ടാണെന്ന് തോന്നുന്നു നല്ല ചൂടിട്ക്ക്ണിണ്ട്.

പിന്നെ വീട്ടിലിക്ക് വീട്ടിലേക്ക് വിളിക്കലിണ്ടോ. വീട്ടിക്ക് വിളിക്കലിണ്ട് പിന്നേ ഭാര്യന്റെടുത്തൊക്കെ എന്നും എന്നും വിളിക്കലിണ്ട് വീട്ടിലെന്നും വിളിക്കലിണ്ട് പിന്നെ അവിടപ്പോ കൊഴപ്പൊന്നൂല്ലാ എ ഇപ്പൊ.

അവിടൊക്കെ കാലാവസ്ഥ എങ്ങനെ ചൂട് മഴക്കാലായിരിക്കുംലെ.

ആ മഴക്കാലാണ് മഴക്കാല രോഗങ്ങളൊക്കേണിപ്പോ അവിടേ ഏ എപ്പൊ നോക്കിയാലും ക കാലാവസ്ഥ ഇങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാണ് കേരളത്തിലൊക്കെ.

ഉം പിന്നങ്ങളിപ്പൊ ലാസ്റ്റിങ്ങളെന്നാ നാട്ടിക്ക് വന്നു. ഞാൻ നാട്ടിക്ക് വന്നിട്ട് ആറ് മാസായിട്ടൊള്ളു ഞാൻ വന്നപ്പോ അവിടേ.

തണുപ്പേന്നുലേ ഏ പക്ഷെ തണുപ്പ്ന്ന് പറഞ്ഞിട്ടെന്താ കാര്യം ചൂടന്നേയിരിക്കുംലെ.

ആ കേരളല്ലെ ഏ. ഉം ചെറിയ മഴയൊക്കെ ഇണ്ടായിരുന്നു വന്ന ടൈമില്. ആയ ഇണ്ടാന്നുലെ ഓക്കേ ഓക്കേ പിന്നെന്താ.

പാറെ ടൈമാവാനായി പേശ്യൻസിണ്ടാവും. ആ ഓക്കേ ആ ഇങ്ങക്ക് രോഗ്യാളിണ്ടാകുംലെ ഓക്കേ ഓക്കേ ഓക്കേ. ഓക്കേ ഓക്കേ ഞാൻ വിളിക്കാ സുശാന്തിന്റെടുത്തൊന്ന് വിളിക്കാൻ പറയ്യ്ട്ടോ. ആ ആയിക്കോട്ടെ സുശാന്തിന്റെടുത്ത് പറയാ സുശാന്തിന്റെടുത്ത് പറയാ.